അപ്പോൾ ഈ കഥാപാത്രങ്ങൾ എനിക്കറിയാവുന്നവരായിട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ ആയി മാറാൻ chan സാധ്യതയുണ്ട് പക്ഷെ അത് സത്യത്തിൽ യാഥാർഥ്യമല്ലല്ലോ അതും ഒരു സാങ്കൽപ്പിക

സ്വപ്നം കണ്ടിട്ട് എഴുന്നേൽക്കുന്ന ഞാൻ ആ സ്വപ്നത്തിന്റെ ബാക്കി ഓർമയിലുണ്ട് എങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ അംശവും ഞാൻ വായിച്ചാ പുസ്തകവും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കും

അത് താങ്കൾക്ക് യഥാർത്ഥ ജീവിതത്തിൽ അത് എങ്ങനെയാണ് മനസിലാക്കാൻ പറ്റിയില്ലല്ലോ എല്ലാം സങ്കല്പത്തി കൂടെ അല്ലെ നമ്മ സങ്കല്പത്തി എന്തൊക്കെ കാണുന്നു അതൊക്കെ ചെയ്യാൻ പറ്റുന്നുമുണ്ടോ നമുക്ക് ഇപ്പൊ ഒരു പുസ്തകത്തില് ഓ ഏർ നായിക ഏർ ചന്തയിൽ പൊന്നൂന്ന് ഉണ്ടാവാം ഞാൻ ചന്തയിൽ പോവുമ്പോ ആ നായികാ സംസാരിച്ച രീതിയിൽ സംസാരിക്കണം എന്നില്ല എങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമല്ലോ

മറ്റൊരാളോട് സംസാരിച്ചത് ഞാൻ എങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്ഥയാകാം അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ അത് ശരിയാണ് പക്ഷെ താങ്കൾക്ക് യഥാർത്ഥത്തിൽ ഒന്നില്ലല്ലോ അത് പക്ഷെ താങ്കൾ സ്വപ്നത്തിൽ കൂടി കാണുന്നയാണെങ്കിൽ നമ്മക്ക് എന്താ മനസിലാവുന്നേ ആൾക്കാരുടെ നോട്ടവും ഓരോ അവരുടെ മനസിലേക്ക് എന്താന്ന് നമ്മക്ക് സ്വപ്നത്തി കൂടി മനസിലാക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ആ

അർത്ഥത്തിലാവുമ്പോ നമുക്ക് അവരുടെ മോന്തയിലും അവരുടെ മുഖങ്ങളിലും അവരുടെ കണ്ണുകളിലും കൂടി നമക്ക് ഒരുമാതിരി ഏതാണ്ടൊക്കെ മനസിലാക്കാംന്ന് പറയുന്ന ഒരാൾക്ക് നമ്മളത് ഇഷ്ടാണോ ഇഷ്ടയല്ലേന്നൊക്കെ. താങ്കൾ ഈ സ്വപ്നതത്തെ കൂടി പോവാൻ കീന നമുക്ക് അത് കാണാനുള്ള chance വളരെയധികം കുറവാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ

ഇപ്പൊ ഈ കാലഘട്ടത്തില് online ആയിട്ട് ആളുകള് മറ്റുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നൊരു സമയമാണ്

സ്വപ്നം എന്നുള്ളത് ഒരു രീതി online ആയിട്ട് നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നത് വേറൊര് രീതി

ശരിയാണ് ഏർ ചിലപ്പോൾ അവര് ഏർ mobile phone വഴി സംസാരിക്കുന്നവരായിരിക്കാം text കൾ വഴി messages അയച്ച് സംസാരിക്കുന്നവരവാം ഉം ശരിയാണ് പതുക്കെ പതുക്കെ പതുക്കെ അവര് അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോ എങ്ങനെയെന്നാണ് വരെ യ യഥാർത്ഥ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് അവർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ അവരീ phone ലെ കൂടി നോക്കാൻ നിക്കുന്നത് നിർബന്ധ ഇല്ല പക്ഷെ താങ്കൾ ഈ പറഞ്ഞ പോലെ തന്നെ real life ലും ഈ നമ്മൾ ഈ സാമ്പർ സാം ഈ നമ്മള സാമൂഹിക മാ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ സംസാരിക്കാതെ അവർക്ക് നമ്മളോടുള്ള എന്താണ് നമ്മക്ക് ആ അവർക്ക് നമ്മളോടുള്ള അഭിപ്രായം നമ്മക്ക് എന്താന്ന് മനസിലായൽ ഏഹ് പറ്റില്ല കാരണം നമ്മക്ക് അവർ നമ്മളോടുള്ള ആ നമ്മളോട് സംസാരിക്കുന്ന രീതി തന്നെ അവര് പലരോടും സംസാരിക്കും പക്ഷെ അപ്പറതിരിക്കുന്ന ആൾക്കാർക്ക് വേറെ രീതിയിലായിരിക്കും അത് മനസിലാവുക അത് കൊണ്ട് തന്നെ നമ്മക് കൃത്യായിട്ട് അപ്പൊ നമ്മൾ യാഥാർഥ്യമെന്ന് വിചാരിക്കുന്നത് എപ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ യ യാഥാർഥ്യമാവണമെന്നില്ല പക്ഷെ ഈ സ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന യാഥാർഥ്യമെന്ന് താങ്കളോട് ആരാ പറഞ്ഞത് അത് നമ്മുടെ പച്ചയായ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമെന്നാണ് സ്വപ്നം പോലെയല്ല പക്ഷെ നമ്മുടെ ബോധ മനസുകൾ ഉറങ്ങുന്ന ഉറങ്ങാത്ത നമ്മൾ ഉണർന്നിരിക്കുമ്പൾ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ശരിയാണ് ഹെ താങ്കൾ താങ്കൾക് phone ഇൽ കൂടി സംസാരിക്കുയാണെ ഇഷ്ടം അല്ലെ ആൾക്കാരോട് ഇരുന്ന് സംസാരിക്കാനാണോ ഏറ്റവു ഇഷ്ട്ടം

ഈ ഒരു കാലഘട്ടത്തിൽ അതായത് അതായത് ഈ corona യ്ക്ക് ശേഷം ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ഭയത്തോടെയായിരുന്ന് നമ്മൾ എല്ലാരും കാണുന്നത് തന്നെ

ആളെ കണ്ട് സംസാരിക്കാം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ആൾടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങൾ നമുക്ക് തിരിച്ചറിയാം കണ്ണിൽ നോക്കി സാംസ്‌കാരിക്ക അഹ് അത് കൊണ്ടന്നെ എനിക്ക് പറയാനുള്ളെ താങ്കൾ അപ്പൊ ഈ phone ൽ നോക്കി സംസാരിക്കുമ്പൾ താങ്കൾക്ക് എന്ത് ഗുണമാ കിട്ടുന്നത് സുഖം കിട്ടുന്നില്ല പക്ഷെ നമ്ക് ഈ ഒരു കാലഘട്ടത്തിൽ അതിന് മാത്രമേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ കടന്നു പോയതിന് ശേഷം നമുക്ക് അതിന് കൂടെ ഉയർത്തികൊണ്ട് വരേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറഞ്ഞുവെന്നേ ഉള്ളൂ പക്ഷെ അക്കാലത്തും ആൾക്കാരോട് മിണ്ടാതെ ജീവിച്ച ആൾക്കാരും ഇണ്ടാകും phone ൽ നോക്കാതെ അവർ അവരുടെ കുടുംബക്കാരുടെ സംസാരിച്ചവരുണ്ടാകും താണകൾ ഈ പറയുന്ന വിനോദം നമ്മളീ phone ൽ നോക്കിയാണോ നമ്മക്ക് ആൾക്കാരുടെയാണെങ്കിൽ നമ്മക്ക് അവരുടെ mesage അനുസരിച്ചായിരിക്കും നമ്മളിരിക്കണെ അപ്പൊ നമ്മുടെ ഓരോ സമയത്തുള്ള ഓരോ നമ്മുടെ വികാരങ്ങൾ അവരുടെ അവരെ അനുസരിച്ചങ്ങനിരിക്കും പക്ഷെ നമ്മുടെ വികാരം തന്നെയാണ് അവരുടെ വികാരംന്ന് നമ്മക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ദേഷ്യത്തോടെ പറഞ്ഞ ഒരു കാര്യം അവർക്ക് അവർക്ക് ഒരു തമാശയായിട്ടായിരിക്കും തോന്നുന്നത് അത് കൊണ്ട് തന്നെ നമ്മുക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്കൂടി നടക്കുന്ന കാര്യം നാളെ ഒരിക്കലും നമുക്ക് യാഥാർഥ്യമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് യഥാർത്ഥ ലോകത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത് ഒരു കവി എഴുതിയതോ ഒരു കഥാകൃത്ത് ചമച്ചതോ ഒന്നുമല്ല

ഒരു കാലഘട്ടത്തെ കാലഘട്ടമായി മാറ്റിയ ഒരു കാര്യമാണ് ഒരു കാലഘട്ട അത് ശരിയാണ് പക്ഷെ നമുക്ക് യഥാർത്ഥമായ നമുക്കൊരു ഇത് കിട്ടുന്നില്ലലോ കാരണം നമ്മൾ ഈ phone ൽ നോക്കിയിരിക്കണേ നമുക്കൊന്ന് മനസിലാവും നമ്മൾ ഒരു phone ൽ കൂടി നോക്കാതിരുന്നാ നമ്മ പലകാര്യം ചിന്തങ്ങളായിരിക്കും ചിന്തകളായിരിക്കും അത് കൊണ്ട് തന്നെ നമ്മക് phone ൽ നോക്കാൻ ന്നെ അവരെന്താ message അയക്കാത്തെ അവരെന്താണ് ഇത്ര നേരംകണ്ട് reply അയക്കാത്തെ എന്നിരിക്കും പക്ഷെ നമ്മ ഒരാളോട് നോക്കി സംസാരിക്കാണെങ്കിൽ ഈ യാതൊരു വിത പ്രശ്നവും ഇണ്ടായില്ല അഹ് അപ്പൊ ഒരു കാര്യമുണ്ട് നമ്മളീ online കൂടെത്തന്നെ വിദ്യാഭ്യാസം നടന്ന് പോയി ശരിയാണ് അപ്പൊ അത് യഥാർത്ഥ ലോകത്തിന്റെ ഭാഗമല്ലാതായിരുന്നോ എന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷെ എ എല്ലാം നടക്കണ കാര്യം എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കണ കാര്യം യാഥാർത്ഥ്യമാണ് എന്നല്ലേ ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ യ ക്ഷേ ഇ sports school വിവാഹം വരെ നടന്നു online വഴി അത് അവരുടെ ഓരോ വിഷമങ്ങൾ ആരും പറഞ്ഞിനാ അവരോട് ഇത്രം പെട്ടെന്ന് കെട്ടാൻ താങ്കൾക് എന്താണ് ഇത്ര online ക്കത്രേം കുറിച്ച് പറയാനുള്ളെ ഇത്രം പ്രാന്ത് ഇത്രേം ദൃതി പിടിച്ചു കെട്ടേണ്ടി എന്തേലും ആവശ്യം ഉണ്ടെന്ന് താങ്കൾക് തോന്നുന്നുണ്ടോ ഒന്നെങ്കി അത് ചിലവ് ചുരുക്കാൻ ഒന്നുങ്കി അത് ചെലവഴിക്കാനായിരിക്കും അല്ലെങ്കി അവർക്ക് ആൾക്കാരെ ഇഷ്ടല്ലാത്തോണ്ടായിരിക്കും

ചിലവ് ചുരുക്കലിന്റെ കാര്യം മേ ഏർ പറഞ്ഞോണ്ടിപ്പം ഒരു ചിന്ത നല്ലൊരു കാര്യമാണല്ലോ എന്തിനാണ് കുറെയാൾക്കാരെക്കാരെ പിടിച്ചിട്ട് വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നത് താങ്കൾ ഏത് നാട്ടിലാണ് താങ്കൾ ജീവിക്കുന്നത് ഞാൻ കേരളത്തിൽ തന്നെ ആണ് കോട്ടയത്താണ് കേരളത്തേക്ക് കല്യാണം നടക്കാൻ നേരം നമ്മുക്ക് അറിയാത്ത എത്ര പേര് വരുന്നുണ്ട് താങ്കൾ കാണാത്തൊരു പത്തഞ്ഞൂറ് പേര് ആയിട്ടുള്ള നമ്മളെ കുടുംബക്കാരെ നീ വിളിക്കും കാരണം അവരാരൊടും മിണ്ടീട്ട് പോലു ഇണ്ടായില്ല പക്ഷെ അത് അറിയാന്ന് പറഞ്ഞു വിളിക്കും

ഇല്ലെങ്കിൽ നാട്ടുകാർ നമ്മ അവരെ കല്യാണം വിളിച്ചില്ലാന്ന് പറഞ്ഞ് വേറെ നാട്ടുകാരോട് പറഞ്ഞ് നടന്ന് അതും വളരെ ശരിയാണ് അത് കൊണ്ട് നമ്മക്ക് പറയാനുള്ളെന്ന് പറയാൻ വർന്നെ നമ്മളെ അടുത്തെല്ല് ഇല്ലവര്ന്ന് പറയുന്നേരം താങ്കൾക്ക് വേറെ എന്ത് വിനോദാ ഇഷ്ടമുള്ളത് phone ൽ സം വേറെ വിനോദം ഇഷ്ടം ഏർ എനിക്ക് കൂടുതൽ vlog കൾ കാണുന്നതൊക്കെ ഇഷ്ടമാണ് യൂട്യൂബിൽ ആരുടെ vlog ആരുടെ vlog കള ഇഷ്ട്ടം അങ്ങനെ എടുത്ത് ചോദിക്കരുത് ഉം

താൽപര്യം തോന്നുന്നേ അനുസരിച്ച് ആംഗലേയ ഏർ vlogger മാരുടെ

അങ്ങനെയല്ല ഏർ മലയാളികളുടെ ഏതൊക്കെയാണ് ഒന്ന് രണ്ടെണ്ണം കാണുമായിരുന്നു ഏർ ആംഗലേയ ഭാഷയിൽ നടത്തുന്ന ഈ vlogging ൽ ആരുടേ കാണുന്നത് ഉം ഏർ ആമ്പ് world ന്ന് പറയുന്ന ഒരു ഓ ആണോ yah അറിയ ആൻഡ്രോയിഡ് ഡേവിഡ് മറ്റേ ഹിജാക്ക്സൺ ആ അഹ് കൊച്ചിന്റെ പേരൊക്കെ എനിക്ക് ഞാൻ മറന്ന് പോയി ആ കൊച്ചിന്റെ

ഓ അവരുടെ എനിക്ക് പറയാനുള്ളെ അവരുടെ ഇപ്പോ ഇറക്കുന്ന ഓരോ video ഉം വളരെ അലമ്പാണ് ഒരു മാതിരി ഒരേ content തന്നെ repeat അടിച്ചിരിക്കുന്നു ആ കൊച്ചും

അതിന്റകത്ത് തന്നെ ഒ ഒരു കൊച്ച് ഒരുത്തനെ ഇഷ്ടാന്ന് പറഞ്ഞ് അതും പറഞ്ഞിപ്പോ ഒരു വർഷം തന്നെ കളഞ്ഞ് ഇപ്പോ എത്ര വർഷായി മൂന്ന് വർഷണല്ലേ ഉണ്ടായിക്ന്ന് നും മറ്റവനും കൂടി ഇഷ്ടാന്ന് പറഞ്ഞ് dating ആന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ മൂന്ന് വർഷായി ഇപ്പൊ മറ്റേ ഏതോ കൊച്ചും വേറൊരുത്തനും കൂടി line ആന്ന് പറഞ്ഞ് അവർ break up ആയി കഴിഞ്ഞിട്ട് അത് ഇപ്പൊ ആൻഡ്രൂ ആയിട്ട് line ആന്ന് പറഞ്ഞ് നടക്കുന്ന് ഒരു പണി ഇല്ലാത്ത ആൾ ഇങ്ങനെ വെറുതെ content ഇണ്ടാക്കി കൊണ്ടിരിക്കുന്നു അത് കാണുന്ന നമ്മൾ അസ്സൽ പൊട്ടന്മാർ താങ്കൾ ഏത് തരാം vlog കളാണ് കാണുന്നെ ഞാൻ vlog ഉം vlog കൾ കണ്ട് മടുതോണ്ടാന്ന് ഞാൻ നിർത്തിയത് കാണാനെങ്കിൽ അനക് ഇപ്പോ mister ബീസ്റ്റിന്റെ കാണുന്നെ mister ബീസ്റ്റിന്റേം കാണാറില്ല ഇപ്പൊ mister ബീസ്റ്റ് ഓരോ ആൾക്കാർക്ക് പൈസ കൊടുക്കണ സങ്കടം വരും അപ്പൊ എനിക്ക് പൈസ ഇല്ലന്ന് മനസിലാകും അപ്പോ എനിക്ക് പിന്നേം സങ്കടം വരും വളരെ നല്ലൊരു വിനോദമാണ് അതങ്ങനെ ഉം താങ്കൾക്ക് യാത്രകളൊക്കെ പോവാൻ ഇഷ്ടമാണോ yah വളരെ അധികം ഇഷ്ടമാണ് അതെന്താണ് തേക്കടി പോകൽന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലോ ആ തേക്കടിയിൽ പോയി അത് ഏർ എൻ പരീക്ഷക്ക് ശേഷം കുറെ നീണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും സുഹൃത്തുക്കൾക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചില്ല അപ്പൊ പുറത്തായിരുന്ന അതായത് വിദേശത്തായിരുന്ന സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ നാട്ടിൽ വന്നപ്പോ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു മലകയറ്റം trucking പോലെ നടത്തിയതാണ് എത്ര നേരം ഉണ്ടായിരുന്നു trekking

നല്ലല്ലായിരുന്നോ sunset ഒക്കെ കാണാൻ പറ്റിയോ സൂര്യ പ്രകാശ് സൂര്യസ്തമയൊക്കെ ക സൂര്യ പ്രകാശം ആ സമയത്ത് കുറച്ച് മഴ പെയ്തിരുന്നു ഏർ അത് sunset ന്റെ ആ ഒരു സൂര്യാസ്തമയത്തിന്റെ സമയത്തേക്ക് അതിങ്ങന വിടർന്ന് പരന്നുപോയി

ന്റെ മേല് tent അടിച്ച് താമസിക്കാൻ പറ്റും അത് വളരെ നല്ല അഭിപ്രായാണ് പക്ഷെ മലയോരംന്ന് പറഞ്ഞ sunset കാണാൻ വേണ്ടി സൂര്യസ്തമയം എന്നിട്ട് നമ്മള് കൃത്രിമമായിട്ട് നമ്മളവിടെ sun ഏർ സൂര്യനുദിപ്പിച്ചു അതായത് camp fire ഉണ്ടാക്കി അയ്യൊ നിങ്ങൾ വളരെ അധികം ബുദ്ധിയുള്ള കൂട്ടങ്ങൾ തന്നെ ആണല്ലോ ഒരു

ന്ന് നന്ദിന്നൊന്ന് എനിക്ക് ഇഷ്ടമല്ല എന്നാല് എനിക്ക് പറയാനുള്ള എന്തെന്ന് ഒന്നര മണിക്കൂർ മല കയറിയിട്ട് സൂര്യാസ്തമയം കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങന വളരെ ഭാഗ്യമുള്ളവരാണ് നിങ്ങള് ഇത്രയും ബാഗ്യുള്ളവര്

ണെങ്കിൽ നമ്മക്ക് ഉം കടപ്പുറത്താണേലും പോവാലോ അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്തിനാ മല കയറാൻ പോയത് അതൊരു ഏർ മാറ്റത്തിന് വേണ്ടി ഇപ്പോഴും നമ്മൾ കടപ്പുറത്ത് പോകുന്നു

ഒരു തണുപ്പിനു പോയതാണ് ചൂട് കുറവായിരിക്കുവല്ലോ അങ്ങന സമയങ്ങളില്ക്ക് രാവിലെ പോവാൻ പാടില്ലായിരുന്നോ ഒരു എട്ട് മണിയ്ക്ക് ആറുമണിക്കൊക്കെ ഈ വൈകുന്നേരം

അപ്പൊ ഈ സൂര്യവോ സൂര്യാസ്തമയ സമയത്തന്നെ നിങ്ങൾക് മല കയറാൻ തോന്നിയ കാരണം എന്ത് കൊണ്ടാ സൂര്യാസ്തമയം കാണാനാണ് കാണാനല്ലെന്നാണല്ലോ താങ്കൾ പറയുന്നത് അങ്ങനെ

പക്ഷെ ഞങ്ങളെ കൂടെ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരാളല്ല അവരൊരു couple പോലെയാണ് അവർക്ക് പെട്ടെന്ന് വരൻ സാധിക്കില്ലാന്ന് അവസാന നിമിഷം പറഞ്ഞു അപ്പൊ ഞങ്ങൾ resort cancel ചെയ്തു അപ്പൊ ഓർത്തു ഇപ്പൊ യെന്തായാലു എല്ലാരും ഒരുമിച്ച് കൂടിയതല്ലേ അപ്പോ നമ്മക്ക് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞു

അപ്പോ ആ uncle ന്റെ വീട്ടിലേക്ക് പോവണം അവിടുന്ന് uncle കൊണ്ടോയിക്കോളും ന്നുള്ള രീതിയിൽ പോയതാ വളരെ നല്ല തീരുമാനമായിരുന്നു അത് ഞങ്ങൾക്ക് നാ അവസാനം നിമിഷങ്ങൾ താങ്കൾക്ക് വിനോദത്തിന്റെ കുറിച്ച് പറയാനുള്ളതെന്താണ് വിനോദത്തെ കുറിച്ച് എനിക്ക് പ്രതേകിച്ച് എടുത്ത് പറയാൻ ന്ന വിനോദം ഒര് നല്ല വിഷയമായിരുന്നു നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റി രാവിലത്തെ ആ ഒരു അതികടോരമായ ഏർ വിശ്രമ

ശരിയാണ് നാളെ എനിക്ക് exam എഴുതാനുള്ള വിനോദങ്ങലുള്ളൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷത്തിലാ ഇരിക്കുന്നത് exam ഉള്ള വിനോദത്തിൽ കൂടെ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് അഞ്ഞൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അതോണ്ട് എനിക്ക് പറയാനുള്ളത് അത്പോലെ വിനോദത്തിൽ നിങ്ങൾ എപ്പോഴും എന്താ ചിന്തിക്ക വിനോദമാണെന്നല്ലേ ഇത്രയും പറഞ്ഞു കൊണ്ട് ഞനാണ് ഞങ്ങളുടെ സംഭാഷണം നിർത്തുന്നു നന്ദി

അടങ്ങുമെന്ന് അറിയില്ല ഒരു പരിധി വരെ സർക്കാരിനു അറിയില്ല എന്നതാണ് വാസ്തവം ഇന്ന് തീരും നാളെ തീരും എന്നൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നതല്ലാതെ വല്യ മാറ്റം ഒന്നും ഉടനെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് തദ്ദേശ വകുപ്പ് പറയുന്നത് ഞായറാഴ്ച വൈകിട്ടു എറണാകുളം collectorFacebook കുറിച്ചത് plan പ്രദേശത്തെ ഏഴ് sector മായി തിരിച്ചതിൽ അഞ്ച്‌ sector കളിലും തീ അണച്ചു കാണും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

അലംഭാവം എല്ലാം വർഷം ബ്രഹ്മപുരം മാലിന്യം plant തീ പിടിത്തം ഉണ്ടാകാറുണ്ട് എല്ലാ തവണത്തെയുംപോലെ ഇത്തവണയും തീ പിടിത്തം ഉണ്ടായപ്പോൾ സർക്കാരടക്കം എല്ലാപേരും കരുതി പതിവ് പോലെ തീ അണയുമെന്നും ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം പരിഹരിക്കപ്പെടുമെന്നും എന്നാൽ പതിവിന് വിപരീതമായി പ്രശ്നം ഗുരുതരമാണെന്ന്‌ തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ അറിയിച്ചത് പ്രദേശത്തെ അഗ്നിരക്ഷാ സേനയുടെ officer ആണ്‌ സംഭവം ഗൗരമാണെന്ന് വൃക്തമായതോടെ തീ അണയ്ക്കുന്നതിനാൽ കൂടുതൽ അഗ്നിരക്ഷാ സേന അംഗങ്ങളെയും ആവിശ്യ ഉപകരണങ്ങളെയും വിന്യഷിച്ചു തീ അണയ്ക്കുന്നതിനായി നാവിക സേന Helicopter കളെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്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

fabinas അതിൽ ചിലതാണ് polyvinyl chloride കത്തുന്നതോടെ ആതിഥ്യം ഹാനികരമായ halogen കൾ അന്തരീക്ഷത്തിൽ എത്തിക്കുന്നതോടെ വായു മലനീകരണം വർധിക്കും benzo a pyrene poly aromatic carbon കൾ തുടങ്ങിയ cancer നു കരണമായ്ക്കാവുന്ന രസകടകങ്ങളും plastic കത്തിക്കുന്ന വഴി അന്തരീക്ഷത്തിലേക് വ്യാപിക്കുന്നുണ്ട് dioxide കൾ PO കൾ lichil pradastic organic എന്നീ വിഭാഗത്തിൽ വരുന്ന വരെ അപകടകരമായ വിഷവസ്തുക്കളാണ് ഇതിൽ ഏറ്റവും ഘടകങ്ങൾ ആയ Tetrachloroethylene cancer thyroid നാഡി പ്രശ്ങ്ങൾ ശ്വാസകോശ പ്രശ്ങ്ങൾ പ്രതുല്പാദനമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ ഉദാഹരണമാണ് എന്ന് അറിയപ്പെട്ട വിഷവാതകം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 കരാർ പ്രകാരമുള്ള മാലിന്യ സംസ്കരണങ്ങൾ ഏതാശുദ്ധി നടത്തുന്നില്ല എന്നാണ് കൊച്ചിയെ മുൻ mayor ടോണി ചെമ്മണി പറയുന്നത് അതിനാലാണ് മാലിന്യങ്ങൾ ഇത്ര അധികം കുമിഞ്ഞു കൂടിയത് february യിൽ വാർത്ത സസമ്മേളനം വിളിച്ചു മാലിന്യ സംസ്കരണ വിഷയത്തിൽ vigilance അനേഷണം ആവിശ്യപെടുമെന്നു അറിയിച്ചിരുന്നു vigilance അനേഷണത്തിലെ അപകടം മനസ്സിലാക്കിയ കരാർ company തങ്ങൾ ഏറ്റുഎടുത്തു പൂർത്തിയാക്കി എന്ന് വരുത്തി തീർക്കാൻ ആയിആണ് മാലിന്യ കൂമ്പരത്തിനു തീ ഇട്ടത് sondra infratech private limited കൊച്ചി കോഴിക്കോട് കൊല്ലം corporation ലെ ഗരം മാലിന്യ സംസ്കരണത്തിന് അഴിമതി നൽകിയത് my കേരള സംസ്ഥാന വ്യവസായ വികസന cooperation സംസ്ക്കരണ plan license നൽകുന്നതുമായി ബന്ധപെട്ടു നിഭാധനങ്ങളും നിയമങ്ങളും ലഘിച്ചു എന്നതും ചെമ്മാണി കൂട്ടിച്ചേർത്തു മാലിന്യ കൂമ്പാരത്തു അജൈവ വസ്തുക്കൾ നീക്കി ജൈവ വസ്തുക്കൾ മാത്രം നിലനിർത്തുന്ന പ്രകിയയാണ് bio mining ഇതിനുള്ള license ലഭിക്കണമെകിൽ കുറഞ്ഞത് പത്ത് കോടിയുടെ bio mining കരാർ എടുത്ത് പൂർത്തീകരിച്ചു മുൻ പരിചയം ഉണ്ടങ്കിലേ കരാർ നൽകാൻ ആകു എന്നാൽ sonda limited ൻറെ capiting പദ്ധതികൾ പൂർത്തീകരിച്ച പരിചയം മാത്രമാണ് ഉള്ളത്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

സ്വജനപക്ഷപാദം മുപ്പത്തി കോടി രൂപയുടെ bio mining കരാറുകൾ പൂർത്തീകരിച്ചു രണ്ടാം സ്ഥാനത്തു ഉണ്ടായിരുന്ന company യെ മറികടന്നാണ് sondra private limited കരാർ നൽകിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തു ഉണ്ടായിരുന്ന company ക്ക് ഇന്ത്യയയിലെ പല പ്രധാന നഗരങ്ങളിലും സെനറ്റിലും bio mining പദ്ധതികൾ ഏറ്റുഎടുത്തു പൂർത്തീകരിച്ച മുൻ പരിചയം ഉണ്ടായിരുന്നു sonda ക്ക് കരാർ ലഭിച്ച കാരണം പ്രേമുഖ CPM നേതാവിന്റെ മകൾ ഈ company യിൽ ഓഹരികൾ ഓഹരികൾ ഉള്ളതിനാലാണ് എന്ന് മുൻ mayor ടോണി ചെമ്മാണി പറയുന്നത് ഇദ്ദേഹത്തിൻറെ അഭിപ്രായത്തിൽ ഇവിടെ ഉള്ള പഴയ മാലിന്യ സംസ്കരണ plant ൽ കൃത്യമായിയല്ല പ്രവർത്തിക്കുന്നത് കൂടാതെ bio mining പ്രക്രിയയും ഇവിടെ നടക്കുന്നില്ല അത്കൊണ്ട് തന്നെ മാലിന്യം കുമിഞ്ഞു കൂടിയപ്പോൾ മാലിന്യം കൂട്ടി എടുത്തേക്കുള്ള വഴി വന്നാണ് lorry കൾ മാലിന്യം ഉപേക്ഷിച്ചത് ഈ കാരണത്താൽ അഗ്നി രക്ഷാ വാഹനങ്ങൾ തീ പിടിത്തം ഉണ്ടായയെടുത്ത് എന്നാൽ ഏറെ ബുദ്ധിമുട്ട് വന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ sondra infratech vigilance അനേഷണം നേരിടുന്നെന്ന് വാർത്തകൾ ഉണ്ട് നാൾവഴികൾ ആയിരത്തിൽ തൊള്ളായിരത്തി എട്ടിലാണ് ബ്രഹ്മപുരത്തു ഒരു മാലിന്യ സംസ്കരണ plant യാഥാർഥ്യം ആകുന്നതിനായി കൊച്ചി coporation പുത്തൻ കുരിശു പഞ്ചായത്തിൽ മൂപ്പത്തിയെട്ടു ഏക്കർ ഭൂമി ഏറ്റു എടുക്കുന്നത് plant നായി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 എന്നാൽ ഇവിടെ മാലിന്യം തള്ളാൻ ആരംഭിച്ചതോടെ allergy പോലെയുള്ള വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പ്രദേശവാസികൾ മാറി താമസിക്കാൻ ആരംഭിച്ചു

രണ്ടായിരത്തി എട്ടിൽ ദിനേനെ ഇരുനൂറ് ton ഗര മാലിന്യ സംസ്കരണ ശേഷിയുള്ള plant പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അജ്ഞാതരാകരണങ്ങളാൽ plant ലിൻറെ പ്രവർത്തനം നിലച്ചു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 കാലാവധി തീർന്നു എന്നും അതിനാൽ ഇവിടെ നടക്കുന്ന മാലിന്യ സംസ്കരണ നിയമവിരുദ്ധമാണെന്നും ദേശിയ ഹരിത tribunal ദേശിന മേഖല ചൂണികാട്ടി രണ്ടായിരത്തി പതിനാറിലും ഉത്തരവ് പാലിക്കാത്തതിന് tribunal coperation നു ഒരു കോടി രൂപ പിഴ വിധിക്കുകയും ചെയ്തു ബ്രഹ്മപുരത് നടക്കുന്ന അശാസ്ത്രീയ മാലിന്യ സംസ്കരണമായി ബന്ധപെട്ടു കേരളം മലിനീകരണ നിയന്ത്രിത board കൊച്ചി corporation എതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട്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 എന്നാൽ ഈ നദികളും അവിടെ നിന്ന് ഉള്ള ജലം മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ആണ് രണ്ടിയത്തി പതിമൂന്നു പത്തൊന്പതു ഇരുപതു വർഷങ്ങളിലായി നിരവധി തവണ മാലിന്യ സംസ്കരണ plant ൽ തീ പിടിത്തം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് RVG മേനോൻ committee യുടെ സുപർശിയെ തുടർന്ന് മാലിന്യത്തിൽ നിന്ന് ഇദ്ദനം ഉണ്ടാകുന്ന സങ്കേതിക വിദ്യ ബ്രഹ്മപുരത് നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് രാജ്യത്തെ മികച്ച മാലിന്യ സംസ്കരണ സങ്കേതിക വിദ്യകളെ കുറിച്ച് പഠിക്കുന്നതിനായിരുന്നു കമ്മീഷൻ നിയോഗിച്ചത് എന്നാൽ എല്ലാം എതിർപ്പുകയേയും മറികടന്ന് ഇരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച്‌ കോടിയുടെ പദ്ധതി നടപ്പിലാക്കുന്നതിനായി GK Eco Power limited നു കരാർ നൽകി എന്നാൽ രണ്ടിയത്തി ഇരുപതു company യുടെ സാമ്പത്തിക അപ്രതിക ചൂണ്ടിക്കാട്ടി company ക്ക് നൽകിയ കരാർ റദ്ധാക്കി ഇതേ തുടർന്ന് കേരളം സംസ്ഥാന വ്യവസായ വികസന corporation bio mining ആയിലുള്ള tender വിളിക്കുകയും ഇതിന്റെ കരാർ sonda limited നു നൽകുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മപുരം കത്തിച്ചതും കൊച്ചിയെ പുകച്ചതും എല്ലാം സർക്കാരിന്റെ ആലംബവും അഴിമതിയും ശോചനപക്ഷപാദവും തന്നെയാണ് ഫലം ജനം വിഷപ്പുക ശ്വസിക്കാൻ വിധിക്കപ്പെട്ടു എല്ലാം തവണത്തേയും പോലെ തീ പിടിത്തം ഉണ്ടായപ്പോൾ സർക്കാർ അടക്കം എല്ലാപേരും കരുതി പതിവ് പോലെ തീ അണയുമെന്നും ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം പരിഹരിക്കപ്പെടുമെന്നും എന്നാൽ പതിവിന് വിപരീതമായി പ്രശ്നം ഗുരുതരമാണെന്ന്‌ തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ അറിയിച്ചത് പ്രദേശത്തെ അഗ്നിരക്ഷാ സേനയുടെ officer ആണ്‌ ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ പ്രദേശത്തിലെ തീയും വിഷപുകയും അടങ്ങാത്ത പന്ത്രണ്ടു ദിവസമാണ് ഈ ലേഖനം എഴുതുന്നത് ഇനി എത്ര ദിവസം ഇത് തുടരുമെന്നോ എന്നാണ് ഈ തീയും വിഷപുകയും അടങ്ങുമെന്നെനും എനിക്ക് അറിയില്ല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 Hi നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തെ കുറിച്ചാണ് നാളിതുവരെ മനുഷ്യചരിത്രം കണ്ട ഏറ്റവും ഭീകരമായ ഈ മഹായുദ്ധത്തിനെഎഴുപത്തിരണ്ട്‍ ദശലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടു അതിലും എത്രയോ അധികംപേർ അംഗബഗം നേരിട്ടവരായി എഴുപതിലേറെ രാജ്യങ്ങൾതമ്മിൽ ഭൂഗോളത്തിന്റെ നാനാ ദിക്കിലുമായി പരസ്പരം പോരടിച്ചു സർവ്വ സർവ്വ വിനാശരിഷ് ക്കാരിയായ അണുബോംബ്പരിപോഷിക്കപ്പെട്ടു. ജപ്പാൻ എന്ന രാജ്യം ഒരു കുരുതിക്കളമായി മാറി. അമേരിക്കഎന്ന ലോക ശക്തൻ പിറവികൊണ്ടു. ഹിറ്റ്ലർ മുസോളിനി തുടങ്ങിയ ഏകാധിപത്യ സ്വേച്ഛാദി കൊല്ലപ്പെട്ടു. പല രാജ്യങ്ങളും സാമ്പത്തികമായിതകർന്നടിഞ്ഞു. പുതിയ സാമ്പത്തിക ശക്തികൾ ഉദയം ചെയ്തു. എണ്ണിയാൽ ഒടുങ്ങാത്ത പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടെത്തി. ചുരുക്കിപ്പറഞ്ഞാൽ പുതിയ ലോക ഗതിയെ സമൂല പരിവർത്തനം

ആരായിരുന്നു ഇതിന് ഉത്തരവാദികൾ ഒരു അന്വേഷണം നമുക്ക് നടത്തി നോക്കാം. ഒന്നാം ലോകമഹായുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ ജർമ്മനി ഇരുപത് വർഷം കൊണ്ട് ഒരു മഹാശക്തിയായി പുനരധി

മറ്റൊരു മഹായുദ്ധത്തിനുള്ള മണിമുഴക്കം പലയിടത്തുനിന്നും ഉയർന്നു കേട്ടിരുന്നു. അതുകൊണ്ടുതന്നെ പല രാജ്യങ്ങളും തന്നോട്സ്ഥിതി അപകടം കൂടാതെ സംരക്ഷിക്കുന്നതിനായി മറ്റു പ്രബലരാജ്യങ്ങളുമായി സഖ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഉത്സാഹിച്ചിരുന്നു. ഇപ്രകാരം യൂറോപ്പ് ഒട്ടുമിക്ക രാജ്യങ്ങളും പരസ്പരം സഖ്യങ്ങളിൽലേർപ്പെടുകയും ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കടന്നാക്രമിച്ചാൽ ആ രാജ്യത്തെ സഹായിക്കുവാൻ ബാധ്യസ്ഥരായി മാറുകയും ചെയ്തു. ഇപ്രകാരം പരസ്പരമുള്ള സഖ്യങ്ങൾ ഒരു ചങ്ങല പോലെ ഒട്ടുമിക്ക രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചു. ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിഒൻപത് സെപ്റ്റംബർ ഒന്നിന്ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതോടെ ലോകംകണ്ട ഏറ്റവും വിനാശകാരിയായ രണ്ടാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. യുദ്ധംപൊട്ടിപ്പുറപ്പെട്ടതോടെ ലോകരാജ്യങ്ങൾ മുമ്പുണ്ടാക്കപ്പെട്ട സഖ്യങ്ങൾ അനുസരിച്ച് രണ്ട് ചേരിയായി തിരിയപ്പെട്ടു. സഖ്യകക്ഷികളുംഅച്ചുതണ്ട് ശക്തികളുമായിരുന്നു ഈ രണ്ടു ചേരികൾ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്സോവിയറ്റ് യൂണിയൻചൈനഅമേരിക്ക എന്നിവരായിരുന്നു സഖ്യങ്ങളിലെ പ്രഭലർ. ജർമ്മനി ജപ്പാൻ ഇറ്റലി എന്നിവർ അച്ചുതണ്ട് ശക്തികളും ലോകത്തെ